ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കേറി വരുന്നിടത്ത് തന്നെ കൊടിപോലെ പച്ചക്കൊടി വെച്ചിട്ടുണ്ട്.

ഒരു രണ്ട് കെട്ടിടമാണ് അപ്പുറത്തും ഇപ്പുറത്തും നിക്കുന്നത്.

അതിന് ബാക്കിലായിട്ടും കുറേ വൃക്ഷങ്ങളും തെളിഞ്ഞ ആകാശവുമാണ് കാണാൻ പറ്റുന്നത്.

ചിത്രത്തിൽ കാണുന്ന മരങ്ങളാൽ മൂടിയൊരു നടപ്പാതയാണ്.

അവിടെ രണ്ടും മ രണ്ടു മൂന്നു മരങ്ങൾ നട്ടിട്ടുണ്ട്.